ഹലോ.

ഓ. റീന അല്ലേടാ.

സ്പീക്കർ 1 എടാ, ഞാൻ ഒരു പ്രോജക്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനാണങ്കി കാലാവസ്ഥയും അതിന്‍റൂടൊള്ള രോഗത്തിനെ കുറിച്ചും നിന്‍റടത്ത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നിന്‍റെ അഭിപ്രായം പറ.

അത്, എന്‍റെടുത്ത് കുട്ടികളോക്കെ വരൂടാ. അത് അത്കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെന്ന് വച്ചാ ചെറിയ കുഞ്ഞ് പിള്ളേര് തൊട്ട് വളർന്നവര് വരെ വരുന്നുണ്ട്. അവർക്കൊക്കെ രാവിലെ ചെറിയ ഒരു തുമ്മൽ മാത്രം എന്ന് തന്നേരിക്കും പറയും. പക്ഷെ അടുത്ത ദിവസം വരുമ്പോ അവര് പറയണത് ശ്വാസം മുട്ട്, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അതാണ് അവർ പറയണ ഫുൾ വിഷയമായിരിക്കണത്. അത് എന്ത് കൊണ്ടാണന്ന് പറ. ഈ വരുന്ന കുഞ്ഞുങ്ങള് മുതല് പ്രായം ആയ അവർ വരെയും ഈ തുമ്മലും രാത്രിയിലെ ശ്വാസം മുട്ടാണോ അവർ പറയണത്? ആ സിംപ്റ്റമാണ് പറയണത്. ഈ അതായത് ഈ തണുപ്പ് അധികമാവുമ്പോ വരുന്ന ശ്വാസമുട്ടാണോ? ങാ. ഇപ്പോ ഉള്ള ക്ലൈമറ്റ് ആണങ്കി വളരെ തണുത്ത ക്ലൈമറ്റ് അല്ലേ? ങാ അതെ. ആ കാലാവസ്ഥയെ കുറിച്ച് നിന്‍റെ അഭിപ്രായം പറ.

നീ അല്ലാതെ രക്ത പരിശോധന ഒന്നും നോക്കാറില്ലേ? ങാ അതൊണ്ടടാ. അതിപ്പോ രക്തപരിശോധന എന്ന് പറയുമ്പോ ചെയ്യാറുള്ളത് എന്താണെന്നുപറഞ്ഞാല്, നമ്മുടെ, എന്താണ്, ബ്ലഡ് ആർ.ഇ. നോക്കാറുണ്ട് അത് പോലെ തന്നെ എ.ഇ.സി. കൗണ്ട് നോക്കാറുണ്ട്. എ.ഇ.സി. കൗണ്ടില് വിത്യാസം ഉള്ള ആൾക്കാരക്കെയാണെങ്കിൽ മാത്രം ഐ.ജി.ഇ. നോക്കാറുണ്ട്. പിന്നെ രോഗപ്രതിരോധശക്തി കുറവുള്ളോർക്കാണല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാക്ക വരിക. ഈ വാതത്തിന്‍റെ പ്രശ്നം എന്ന് പറയൂല്ലേടി, അതും ഈ കാലാവസ്ഥ കൊണ്ട് വരണ ഒരു രോഗം അല്ലേ? തീർച്ചയായും തീർച്ചയായും. സന്ധിവാതം ഉളള ആൾക്കാരില് ഭൂരിപക്ഷം പേർക്കും ഈ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോ അവർക്ക് ആ ബുദ്ധിമുട്ട് നല്ലപോലെ വരാറുണ്ട്. പ്രത്യേകിച്ച് തണുത്ത തറയിലൊക്കെ കിടക്കുന്നവർക്ക് മാത്രമല്ല, തണുപ്പിലേക്ക് ചവുട്ടുന്ന ആൾക്കാർക്ക് പോലും അത് ബാധിക്കാറുണ്ട്. ഈ വാതാണെങ്കി രണ്ട് ടൈപ്പ് ഉണ്ടന്ന് പറയും, നിനക്കറിയോ?

പക്ഷെ അതാണ് തെറ്റ്. ആദ്യമായിറ്റ് അവര് വന്നാ നമ്മക്ക് അതിനെ ശരിയാക്കണതെ ഉള്ളു. അല്ലേ?

അവിടെ ഈ ഈ ഒരു സീസൺ വിത്യാസം വരണ സമയത്ത് ഈ എന്താണ് തൊലിപ്പൊറത്തുള്ള രോഗങ്ങള് അങ്ങനയില്ലേ, കാണാറില്ലേ? കാണാറുണ്ട്, വരാറുണ്ട്. പക്ഷെ, അതൊക്കെ എന്‍റടുത്താണങ്കി റെയർ ആണ്.

പക്ഷെ അവര് തോൽ സംബ... തോലിനുള്ള ഡോക്ടറെയല്ലേ അവര് കാണിക്കത്തുള്ളൂ. ആ... ആ... മനസിലായി, മനസിലായി. പക്ഷേ, ഈ അലർജി എന്ന് നമ്മള് പറഞ്ഞില്ലേ?

അതാണങ്കി 1000 ഒക്കെ ഇരിക്കൂലേ? അതാണങ്കി അവർക്ക് നമ്മളെല് ശരിയാവാൻ ചാൻസുണ്ടൊ?

ഓ, അപ്പഴ് ഞാൻ കേക്കട്ട്, ഇപ്പൊ അലർജിയൊക്കെ തൗസന്‍റ് ഇരുന്നാലും നമ്മള് ഈ മരുന്ന് കൊടുത്ത് കുറഞ്ഞതിന് ശേഷവും, ഈ കാലാവസ്ഥ ചേഞ്ച് ആവുമ്പഴ് തിരിച്ച് വരാൻ ചാൻസ് ഉണ്ടല്ലേ?

അപ്പോ ലാസ്റ്റ് വരെ ലാസ്റ്റ് വരെ അവർക്ക് ആ അലർജി പ്രശ്നം ഉള്ളത് അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെ?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

അതിന്‍റെ മെയിൻ കാരണം എന്തരന്ന് അറിയാമോ?

അവര് സ്‌മോക്ക് ഈ ചെയ്യൂലേ, സ്‌മോക്ക്? അത് കൊണ്ട് മെയിനായിട്ട് വരും.

ഈ വാതത്തിന്‍റെ പ്രശ്നം. പിന്ന ഈ ആൽക്കഹോള് യൂസ് ചെയ്യണത്. കൂടുതലായിട്ട് ആൽക്കഹോള് യൂസ് ചെയ്യണവർക്കാണ് വരണത്. ങാ, അത് പക്ഷെ നമ്മുടെ നാടൻ ഭാഷയിലെ ആൾക്കാര് പൊക വലിക്കുമ്പ ക്യാൻസറും, അത്പോലെ തന്നെ കുടിക്കുന്ന ആൾക്കാർക്ക് സിറോസിസും എന്നുള്ള ഒരു ധാരണയിൽ അല്ലെങ്കില് മഞ്ഞപിത്തം എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് ആൾക്കാര് പൊക്കോണ്ടിരിക്കണത്. ആ ആ ആ. ഈ വാതം എന്ന് പറയൂലേ, ഇതാണങ്കി ഈ സന്ധി വാതം എന്ന് പറയൂലെ, ഇതിപ്പോ എല്ലാവർക്കും ഈ ക്ലൈമെറ്റിലക്ക ഇരിക്കുമ്പ ഈ കാലാവസ്ഥക്ക് നമ്മള് രാവിലെ എഴുന്നേക്കുമ്പഴ് ദേഹവേദനയും അതൊക്കെ ഇരിക്കൂലേ? അപ്പം ഇതും അതും നമ്മള് എങ്ങനെയാണ് കണ്ട്പിടിക്കേണ്ടത്?

നീ ഇത്രയും സമയം സ്പെന് റ് ചെയ്തതിന്. ഓ ശരിയെടാ. ബൈ